ട്രക്കുണ്ട് അത് ഭാരത് പെട്രോളിയമിന്റേതാണ് .

കൊറേ ആളുകൾ ആ ഷോപ്പിലേക്ക് പോകുന്നതായി ഞമ്മുക്ക് കാണാം.

സൈഡിലും വണ്ടിയിലും ഒക്കെ കുറെ ആളുകൾ ഇരുന്നിട്ടുണ്ട്.

ഈ സൈഡിൽ കുറെ മരങ്ങളും പുല്ലുകളും കല്ലുകളും ഉണ്ട്.

ഈ പിക്ചറിൽ കുറെ അധികം ബിൽഡിങ്ങുകൾ ഒക്കെ ഉണ്ട്.

ഈ പിക്ചറിൽ ഒരു ട്രക്കുണ്ട് അതിലേക്ക് കൊറേ സാധനങ്ങളുമൊക്കെ കേറ്റുന്നുണ്ട്.

ആകാശം കാണുമ്പോൾ മഴ വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്.

ഈ പിച്ചറിലും മനുഷ്യന്മാരെ ഒന്നും കാണാനില്ല.

അഹ് മേൽത്തട്ടി ശരിയാക്കുന്നത് പോലെയാണ് കാണുന്നത് കുറേ കമ്പികളും ഒക്കെയുണ്ട്.

ഈ പിക്ചറിൽ ഒരു ഷോപ്പാണ് ഉൾ കാണിക്കുന്നത്.

വണ്ടികളും ഒക്കെ ഉണ്ട് റോഡിൽ വണ്ടികളെ ഒന്നും പോകുന്നത് കാണാൻ ഇല്ല.

ഒരു ബീച്ചാണ് കാണിക്കുന്നത് ദൂരെ കുറെ മനുഷ്യന്മാർ മീൻ വലിക്കുന്നതൊക്കെ ഉണ്ട്.

താഴെ കുറേ ടയറുകളൊക്കെ ഉണ്ട് മനുഷ്യൻമാരെ കാണാനില്ല തെങ്ങുകളും മരങ്ങളും ഒക്കെ ധാരാളമുണ്ട്.

ഈ പിക്ചറിൽ കൊറെ വണ്ടികൾ ഒക്കെ ഉണ്ട്.

ഈ വണ്ടികളെയൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടോന്നു കൊണ്ടുവന്നിരിക്കുന്നത്.